ഞാൻ പറഞ്ഞില്ലേ നിന്റടുത്ത് നമുക്ക് ചെലപ്പോ ടിക്കറ്റ് ശരിയാകും എന്ന്

ഓന്റെ വീട്ടില് ഹോസ്റ്റ് ഒക്കെ ശരിയാകും, അത് വച്ചിട്ട് വല്ല ഏജൻസി ലും പോയിട്ട്... മോനെ! പൊളി ! പൊളി ! പൊളി. ഹൊ എത്ര കാത്ത് നിന്നിട്ട്...ലാസ്റ്റാ കിട്ടിയേ. ങാ, പറ..ജ്ജ്ജ് ...എന്നിട്ട് ബാക്കി പറ അവര് പറഞ്ഞു വല്ല ഏജൻസിയിലും പോയിട്ട് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ

ങാ..എപ്പഴത്തേക്കാണെന്നാ അപ്പൊ പോകാൻ ഉദ്ദേശിക്കണെ? ഞാൻ സാധനങ്ങളുമായിട്ട് സമയമാകുമ്പോ സെറ്റ് ആക്കാനാണ്..

നമുക്ക്.. വേൾഡ് കപ്പ് ഫസ്റ്റ് വീക്ക് എന്തായാലും...

പ്ലെയ്നുകളൊക്കെ...ടിക്കറ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഏജൻസിലൊക്കെ അന്വേഷിച്ചപ്പോ പറയണത്. ങാ..തെരക്കായിരിക്കും, തിരക്കായിരിക്കും.പിന്നെ? പിന്നെ നമുക്ക് സെക്കൻഡ് വീക്ക് പോകാം, അങ്ങനെയാണെങ്കിൽ നമുക്ക്... സെക്കൻഡ് വീക്ക് ല്ലേ? അപ്പൊ കൃത്യമായ ഒരു ഡേറ്റ് ഏകദേശം എപ്പഴായിരിക്കും വരിക?

ഡേറ്റ്..കൃത്യമായിട്ട് എപ്പളായിട്ടായിരിക്കും വരിക? ഒരു 26 ഒക്കെയാകുമ്പോ നമുക്ക് പോകാം? ങാ..26, 26 ആയിക്കോട്ടെ..ആയിക്കോട്ടെ..ഇരു...

24 നാണു എനിക്ക് കല്യാണം, അത് കഴിഞ്ഞിട്ട് 26 നു..കൃത്യം.ഓക്കേ ഓക്കേ.

പിന്നെ 26 ആം തീയതി പോകുവാണെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറു കളിയൊക്കെ കാണാൻ പറ്റും.

അർജന്റീനയുടെ രണ്ടാമത്തെ കളിക്ക് ടിക്കറ്റ് ഫുൾ ആണ്. നമുക്ക് അർജന്റീനയുടെ മൂന്നാമത്തെ കളിക്ക് അഞ്ഞൂറ് ടിക്കറ്റുണ്ട്, നമുക്ക് അത് ബുക്ക് ചെയ്യാം.പിന്നെ...

പിന്നെ അർജന്റീനയുടെ ക്വാർട്ടർ ഫൈനല്...പ്രീ ക്വാർട്ടർ നമുക്ക് ചിലപ്പോ കാണാൻ പറ്റും. അർജന്റീനയും...

...ഫ്രാൻസും ആണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ ഡാ..നമ്മള് അല്ലെങ്കിൽ തന്നെ സൗദിയോടൊപ്പം പൊട്ടീട്ട് ആകെ ഒരു...വല്ലാത്ത അവസ്ഥയിലാണ്.ഇനിയിപ്പോ അടുത്തത്..അടുത്തതും അവിടെപ്പോയി നേരിട്ട് പൊട്ടണത് കാണുമ്പോ... ഇനി അഥവാ പൊട്ടിയാലോ?? നമുക്കെങ്ങനെ ഈ ബ്രസീൽ ഫാൻസിന്റേം പോർച്ചുഗൽ ഫാന്സിന്റെയും ഒക്കെ മുഖത്തുനോക്കുക? ഇവിടെ നില്ക്കാൻ വയ്യ. ഡാ..അതൊന്നും കുഴപ്പമില്ല, നമ്മക്ക് വേൾഡ് കപ്പ് കണ്ടാൽ പോരേ... ഒരു...എനിക്കീ ഖത്തർക്ക് വരാനുള്ള മറ്റൊരു പൂതി എന്താ നു വച്ചാല് ഇവിടെ നിൽക്കാൻ വയ്യാത്തോണ്ടാ ഫുൾ ടൈം

നമുക്ക് ശരിക്ക് ഈ വേൾഡ് കപ്പ് ടീവി കൂടെ കാണുന്നതിന നമ്മക്ക് നേരിട്ട് പോയി കാണണം.

അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ എനിക്ക് ഉണ്ട് നു പറഞ്ഞതാണേ, ഓക്കേ.

കൊണ്ടുപോവാനുള്ള സാധനങ്ങളൊക്കെ? എന്തൊക്കെ? എന്തൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് എടുക്കലുണ്ടാകുക?

60 ല് ഒതുങ്ങും..പോകാൻ മാത്രം..

പിന്നെ പോക്കുവരവിന് ഒരുലക്ഷത്തിന് അടുത്ത് വരും.

കുറച്ചുപൈസയൊക്കെ വയ്‌ക്കേണ്ടി വരും, ഒരുമാസമൊക്കെ അവിടെ നിക്കണതല്ലേ..

ടിക്കറ്റിനൊക്കെ..കളീന്റെ ടിക്കറ്റിനൊക്കെ നല്ല വിലയ..

ഞാൻ പിന്നെ കോർണിഷ് ല് നോക്കി, ദോഹ കോർണിഷിൽ ഒക്കെ നല്ല ഫെസ്റ്റിവൽ നടക്കണ്ണ്ട്.ഒരുപാട് ഫുട്ബാളിന്റെ അടിപൊളി പരിപാടികള് നടക്കാനുണ്ട്, ബാൻഡ് സെറ്റ് ഒക്കെയുണ്ട്.

പിന്നേ നമ്മടെ പിന്നാലെ ഇതിനെക്കുറിച്ചൊക്കെ അവിടെ നമ്മക്ക് ഗൈഡ് ചെയ്യാൻ പറ്റണ വേറെ ആരെയെങ്കിലും കിട്ടുമോ? ങാ, ഞാൻ പറഞ്ഞില്ലേ..എന്റെ ഫ്രണ്ട് ഉണ്ട് നു, ഓൻ ഉണ്ടാകും അവിടെ.. ങാ, ഓക്കേ, ഓക്കേ.പൊളി, പൊളി.ഓനെങ്ങനെ, എത്ര വർഷമായിട്ടുണ്ട് അവിടെ?

ഓ, അപ്പൊ പൊളി.അപ്പൊ ഇനി ഒരു പ്രശ്നവുമില്ല, നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ നമ്മുടെ അർജന്റീന ഫാൻസ്‌ കൂട്ടായ്മയിൽ നിന്ന് ആരൂടെങ്കിലും ബന്ധപ്പെട്ടോ? അവിടെ പോയിട്ടുള്ളെ? നമ്മളെ സഹായിക്കാൻ... അതൊക്കെ അവിടെ എന്തായാലും ആൾക്കാർ ഉണ്ടാകുമെടാ, ഉറപ്പല്ലേ...

വീട്ടിലൊക്കെ വിവരം പറഞ്ഞേക്ക്നോ? പോകാൻ നിക്കണുണ്ട് നു..?

ഇല്ലാ, ഞാനിപ്പോ ഇനി ആകെ ഇപ്പളാ അറിയുന്നത്, ഇനിയിപ്പോ എല്ലാരടത്തും പോയി പറയണം. ആദ്യം പെരേല് പറഞ്ഞ് സമ്മതിക്കണം, അതാണ് ഏറ്റവും വലിയ റിസ്ക്.

സമ്മതിക്കില്ലേ, കുഴപ്പമൊന്നുമില്ലലോ.

വയ്ക്ക് കേട്ടോ..ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരാം.

ന്റെ ഒക്കെ സെറ്റ് ആണ്, അന്റെ ആണിനി സെറ്റ് ആവേണ്ടത്.പിന്നെ ഈ അയിന്റെ മുമ്പിനി... മറ്റ് പരിപാടികളെന്നും പറഞ്ഞ് പോവരുത്, ട്ടോ..ഒക്കെ സെറ്റ് ആണ് ഞമ്മള് തീരുമാനിച്ച് ഉറപ്പിച്ചതാണ് ,ഒക്കെ പ്ലാൻഡ് ആണ്.ഓക്കേ ?

ഞാൻ വൈകുന്നേരം വരുമ്പോ ഞാൻ വൈകുന്നേരം വരുമ്പോ മിക്കവാറും ഇതെറങ്ങും ,ഞാൻ എന്നിട്ട്..

ഞാനിപ്പോ ഇങ്ങനെ കാത്ത് നിക്കണത് എന്തിനാ നു അറിയാമോ? ആ മെസ്സി ഇങ്ങനെ ഫ്രീ കിക്കോ അല്ലെങ്കിൽ മറ്റേ കോർണർ കിക്കോ അടിക്കാൻ വരുമ്പളേ..എന്റെ അടുത്തേക്ക് വരുമ്പോ മെസ്സിയെ കേരളമാ കേരളമാ എന്നുപറഞിട്ടു ഒച്ച ഉണ്ടാക്കണം.ഹോ..!

പിന്നെ എന്താണ്? അന്റെ അവിടെ എങ്ങനെയാ..ങ്. വാ.....

പൈസ ഇപ്പം ഡാ എന്റടുത്ത് ഇപ്പൊ ഒപ്പിക്കാൻ ഇപ്പൊ ഒരു 50 ഉണ്ടാവും.ഇനിയിപ്പോ ഒരു അമ്പത് എവിടുന്നേലും വേടിക്കാം.. നമുക്ക് ബാങ്കില് തൽകാലം ലോൺ എടുക്കാം, ടെമ്പററി ലോൺ എടുക്കാം. അതൊക്കെ സിംപിൾ ആയിട്ടടയ്ക്കാം, അതൊക്കെ ഇനി രണ്ട് മാസം..

പിന്നെ അടുത്ത വേൾഡ് കപ്പ് ഒക്കെ അമേരിക്ക അതൊക്കെയാണെങ്കിൽ പോകാൻ..

നമ്മട ഏഷ്യയില്..ഞമ്മള ഏഷ്യയില് ഒരു വേൾഡ് കപ്പ് വന്നിട്ട് ഞമ്മള് കാണ..കണ്ടില്ലാ നു പറയുവാണെങ്കിൽ എത്ര മോശമാണ്.